ഇപ്പം government കൊറേയധികം പദ്ധതികള്‍ വന്നിട്ടുണ്ട്. ഈയിടെ തന്നെ ജല budget ഒക്കെ അവതരിപ്പിച്ചു. അറിഞ്ഞോ ന്ന് എനിക്കറിയില്ല. ആഹ് ജല budget എന്നൊക്കെ പറഞ്ഞിട്ട് അവതരിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ മൊത്തത്തില്‍ കൊറേ കൂടി നമ്മള് എന്താ പറയ്ക. ഈ സുസ്ഥിര വികസനം പരിപാടിയുണ്ടല്ലോ? അതെല്ലാം എങ്ങനെയൊക്കെയോ കൊറേകൂടി നമ്മള്

ആയിരിക്കണം. ഈ ജീവിത ശൈലി രോഗങ്ങളൊക്കെ കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഒണ്ടല്ലോ. അപ്പൊ എല്ലാ കൂടെയൊക്കെ ചേര്‍ന്ന് വന്നപ്പോള്‍ മനുഷ്യന് പേടി വരുവല്ലോ. അങ്ങനെയൊക്കെ കൂടിയിരിക്കണം. പക്ഷേ, ഈ ജല Budget എന്താ സംഭവം? എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഈ അടുത്തെങ്ങാണ്ടോ ആണ് അവതരിപ്പിച്ചത്. ഈ അടുത്തുള്ള സ്ഥലങ്ങളിലെ ജലങ്ങളുടെ ലഭ്യത, ജലസ്രോതസ്, ജലങ്ങളുടെ ലഭ്യത, അതില്‍ എത്ര മാത്രം നമുക്ക് എങ്ങനെയൊക്കെ അതിനെ ഉപയോഗിക്കാന്‍ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എഴുതി തീര്‍ച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു രേഖയാണെന്ന് തോന്നുന്നു ജല budget അപ്പൊ എങ്ങനെയൊക്കെ അത് ഉപയോഗിക്കണം, എങ്ങനെയൊക്കെ ശ്രദ്ധിക്കണം. ഇതിന്‍റെ അതായത് ഒരു ആഹ് ഇങ്ങനെ ഒരു resource ഉണ്ടെങ്കില്‍, ഇങ്ങനെയൊരു ജലസ്രോതസ് ഉണ്ടെങ്കില്‍ അതിന്‍റെ അവസ്ഥ എന്താണ്? അതിന്‍റെ capacity എന്താണ്? അതിനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം. അതിനെ സുസ്ഥിരമായിട്ടുള്ള രീതിയില് ഒരു succeedable രീതിയില് അതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെ കുറിച്ചുള്ള ഒരു രേഖയാണെന്നാണ് തോന്നുന്നത്. അത് എല്ലായിടത്തെക്കും ഉള്ള അല്ല. കുറച്ചു panchayath കളിലോ, Muncipalities അങ്ങനെയുള്ള കുറച്ചു സ്ഥലങ്ങളില്‍ എന്തോ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷേ, ഇത് ഒരു തൊടക്കം ആണ്. എനിക്ക് തോന്നുന്നു കേരളത്തിലാണ് ആദ്യയായിട്ട് ഇങ്ങനെ ഒരു ജല budget അവതരിപ്പിച്ചത് തന്നെ. ആയിരിക്കും, ആയിരിക്കും. ജല വിവേകത്തിന് എന്നൊരു പുസ്തകം കണ്ടമാത്രേ ഓര്‍മ്മയുള്ളൂ. എനിക്ക് ഈ വെള്ളമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സംഭവം അങ്ങനെ കേട്ടിട്ടുള്ളത്. തോടൊക്കെ മറ്റേ കയര്‍വിരിപ്പ് തോന്നുന്നു തോമസ്‌ ഐസക്ക് വന്ന സമയത്ത് ആണെന്ന് തോന്നുന്നു. മറ്റേ ആലപ്പുഴയില്‍ നിന്നും വലിയ പരിപാടി ആയിട്ട് കയര്‍ വിരിപ്പ് ഒക്കെ എറക്കി തോടുകളുടെ ഒക്കെ വിരിച്ചിട്ടിരുന്നത് ഒക്കെ ഓര്‍മ്മയൂണ്ടോ അപ്പൊ ഫലവത്തായോന്നു അറിയില്ല. ഹരിതകേരളത്തിന്‍റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ് ഈ ജല budget ഉം. അതില് അപ്പൊ അവര് maximum

project കളൊക്കെ ഈ ഒരു ഹരിതകേരളം mission ന്‍റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പൊ ആ ആ രീതിക്ക് അവര് കുറച്ചധികം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് തോന്നുന്നു. പിന്നെ ഈ പറയുമ്പോലെ ഇതൊക്കെ എത്രമാത്രം കണ്ടു നടപ്പിലായി എന്ന് ചോദിച്ചാല്‍ അറിയില്ല. പക്ഷേ, എന്നിരുന്നാലും ഇപ്പൊ ഞാന്‍ ഒട്ടും ശ്രദ്ധിക്കാത്ത ഞാന്‍ തന്നെ ഇപ്പൊ വീടിന്‍റെ മുന്‍പില് കൊറച്ചെങ്കില്‍ കൊറച്ച് പച്ചക്കറിയാവട്ടെ എന്നുള്ള അത് ഒരു പേടിയാണല്ലോ? നമ്മള് ഉപയോഗിക്കുന്ന സാധനങ്ങള് അത്രമാത്രം മോശമായി തുടങ്ങിയിരിക്കുന്നു. ഇനിയെങ്കിലും കുറച്ചൊക്കെ എന്താണ് ജൈവ കൃഷി നടത്തിയാലെ എവിടെങ്കിലും ഒക്കെ ആരോഗ്യത്തിനു ഇത്തിരിയെങ്കിലും മെച്ചം കിട്ടുന്നു എന്നുള്ളൊരു ബോധം ഉണ്ടാക്കിയതില്‍ എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള പരിപാടികള്‍ ഒക്കെ കൊറേ സ്വധിനിച്ചിട്ടുണ്ട് എന്ന്. അവസാനം നിങ്ങളെ അവര് കര്‍ഷകയാക്കിയല്ലോ ഇനിപ്പം എന്തായാലും വരുമ്പോ നിങ്ങളുടെ അവിടെ വിളഞ്ഞ വിഭവം പറ്റിച്ചു ആഹാരം ഉണ്ടാക്കാനുള്ള അവസരം confidence ഒന്നുമില്ല. പക്ഷേ, എന്നിരുന്നാലും എനിക്ക് ഒരു ദിവസത്തേക്കുള്ള പച്ചക്കറിയെങ്കിലും ഞാനെപ്പോഴെങ്കിലും ഉണ്ടാക്കും എന്ന തോന്നല്‍ എനിക്കുണ്ട്. അതുകൊണ്ട് ഒരുദിവസത്തെ helpful ആയേക്കാം. പിന്നെപ്പോ വേനല് വരുവാണല്ലോ. അതുകൊണ്ട് നല്ലൊരു എനിക്ക് പറയാന്‍ പറ്റില്ല. എന്നാലും നോക്കാം. കിട്ടിയ അവസ്ഥക്ക് ഞാന് വിത്തുകള്‍ ഒന്നും പാഴാക്കണ്ട എന്ന് പറഞ്ഞൂന്നു ഇട്ടു എന്നേയുള്ളൂ. നല്ല കാര്യം ആണല്ലോ ആഹ് ജൈവ കൃഷി എന്ന് പറയുന്നത്. അതുകൊണ്ട് എടയ്ക്കു ഇങ്ങോട്ടേക്കു ഇറങ്ങൂ അപ്പൊ കാണാം. okay അപ്പൊ ശരി എന്നാ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

ധർമ്മടത്തു നിന്നായ ഞാൻ എന്റെ താമസസ്ഥലത്ത് കഷ്ട്ടിച്ച് ഒരു Kilometer ന് അപ്പുറത്ത് നിന്നും തലശ്ശേരി നഗരം ആരംഭിക്കുന്നു നിത്യഹാസകനം ആ നഗരവുമായിട്ടാണ് ഞങ്ങൾ എന്റെ തലശ്ശേരിക്കാരനായും പറയാം പക്ഷെ എന്റെ നാട് ആണ് പയങ്ങാടിയാണ് എന്നെ എങ്ങനെ പറഞ്ഞാലും ഏറെ കൊറേ ശെരിയാക്കാം ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് യും അവിടുത്തെ മനുഷ്യരുടേയുമാണ് എഴുത്തുകാരനെന്ന നിലയിൽ ഞാൻ ഏറ്റവും അധികം കടപ്പെട്ടിട്ടുള്ളത് ആ നിമിഷ കാലമാണിത് ഏറ്റവും പുതിയ തലമുറകളുടെ കേരളീയ വിഭജനങ്ങൾ ഗണ്യമായൊരു വിഭാഗം വിദേശത്ത് തൊഴിലുകളും താമസവും അതിയായി ആഗ്രഹിക്കുന്നയാളാണ് അല്ലാത്തവർക്കും അവനവന്റെ നാട് വലിയൊരു കാര്യമായിരുന്നില്ല ലോകത്തിലെ നാനാ ഭാഗത്തായി നിർമിക്കപ്പെടുന്ന വസ്തുക്കളും സാംസ്‌കാരിക മികവങ്ങളും ദൈനംദിന ജീവിതത്തിൻറെ ഭാഗമായി തീർന്നവരാനാണ് എന്റെ നാടെന്ന് തല്ക്കാലം ജയിക്കുന്ന ഇടം എന്നിൽ കഴിഞ്ഞു എന്നർത്ഥമായുണ്ടാകുന്ന കാര്യമില്ല ആളുകളോടുള്ള വൈകാരിക ബന്ധത്തിൻറെ കാര്യത്തിൽ വ്യർത്ഥമല്ലാത്ത അളവിൽ പഴഞ്ചനാണ് ഞാൻ എൻറെ ഓർമകളിലും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

ദൈവത്തിൻറെ സ്വന്തം നാട് എന്നാണ് കേരളം അറിയപ്പെടുന്നത് പയശ്ശി പയശ്ശിരാജ വായ്‌ന്നിരുന്ന നാട് ധാരാളം യുദ്ധമുറകൾ കണ്ടിരുന്ന നാട് എല്ലാവരുടെയും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 പതിഞ്ഞ നാട് എരിപുരം എന്ന പേരിലാണ് തലസ്‌ സ്ഥലപുരാണം നൽകുന്ന അർഥം കാമദേവനെ എരിച്ചു കളഞ്ഞ പുരം എന്നാണ് മയക്കാലം കയിഞ്ഞാൽ വിശാലമായ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

മാടായി പ്രാവുടെ കിടപ്പ് ഒരുകാലത്ത് ആറ് നൂറ് വൈകല്യ നഗരമായി ഈ പാറ പരപ്പിനെ ദൃതി പീഠങ്ങൾ ക്കനുസരിച്ച് നൽകുന്ന കൾ മനസ്സിലാക്കുന്ന വലിയ വ്യത്യാസങ്ങൾ വരും എന്നാൽ കേരളമാണ് ഏറ്റവും നല്ലൊരു നാടെന്ന് അറിയപ്പെടുന്നത് ഓണക്കാലത്തെ മാടായിപ്പാറ കാക്കമ്പുവിന്റെം കൃഷ്ണപ്പൂവിൻറെയും നുകരുന്ന പച്ചപ്പിൻറെയും പാറയാണ് March അവസാനമല്ലെങ്കിൽ April ൻറെ ആരംഭം പൂരച്ചന്തയിൽനിന്നും മടങ്ങുന്നവർക്ക് അത് വെയിലിൽ തീ പാറുന്ന കരിംപാറയാണ് ജനങ്ങളുടെയും പയങ്ങാടിയിലെയും അടു എരിപുരങ്ങളെല്ലാം മനുഷ്യരുടെ ഓർമകളിലെ ഏറ്റവും വലിയ ഭൗമ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 തുടർന്ന് മറ്റ് കുട്ടികൾക്കും ഇ പാറപ്പുറത്തിന്റെ ചരിത്രവും പരിശ്ചയമായി പ്രധാനത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അവർ പറയുന്നത്രയും ശെരിയാണ് എന്നാൽ അ കാര്യങ്ങളെല്ലാം മാറ്റി നിർത്തി മാടായി പ്പാറയുടെ സംരക്ഷണം വലിയൊരു സാമൂഹിക അവകാശമാണെന്ന് നാം കെര്തുന്നു എണ്ണമറ്റ തലമുറകളായി എരിപുരത്തിന്റെയും പാറയുടെയും ചുറ്റിനും ചുറ്റുമുള്ള ഗ്രാമങ്ങളിലെയും അസംഖ്യ മനുഷ്യ ജീവിതങ്ങളിൽ

അതിരുകളില്ല നൽകുന്ന അനി ജിനമായ ആനന്ദവും ഉം കൊണ്ട് രസിച്ചും സന്ധ്യ സമയത്തെ മാടായി പാറയിൽ നടക്കുന്നത് യക്ഷികളും ഭൂതങ്ങളും ഈ പ്രദേശകാലിക എല്ലാ ആളുകളും തികഞ്ഞ സ്വതന്ത്ര ബോധത്തോടെ അനുഭവിച്ച് വന്ന ഒരു പൊതു ഇടമാണ് മാടായിപ്പാറ കഴിഞ്ഞ അര നൂറ്റാണ്ടുകാലത്തെ പല വിധ കയ്യേറ്റങ്ങളും പാറ യുടെ

പാറയുടെ വരക്കെചെരിവിലുള്ള തരവിൽ അതിനപ്പുറത്തെ കളിക്കുന്നുമെല്ലാം School ജീവിതക്കാലത്ത് ഞങ്ങൾ വേനലവധി മുയുവൻ ആഘോഷിച്ചു തീർത്ത സ്ഥലങ്ങളിൽ ആണ് വണ്ണാൻ തടത്തിലെ പക്ഷികളും മുട്ടടുന്നത് മാടായിപ്പാറയെപ്പറ്റി കുട്ടിക്കാലത്ത് കേട്ട കഥകൾ വയ്പോക്കരെവട്ടം കറക്കി വിടുന്ന യക്ഷികളും പ്രേതങ്ങളുമെല്ലാം ഇഷ്ട്ടം പോലെ ഉണ്ടായിരുന്നു ആൾപെരുമാറ്റം കുറവായിരുന്ന പഴയ കാലത്തെ ഇത്തരെയും വിശാലമായ ങ്ങളിൽ ആളുകൾ വഴിപിഴപ്പിക്കുന്ന യക്ഷികളുടെയും ഭൂതങ്ങളുടെയും ഭാവന എങ്ങും തികച്ചും സ്വാഭാവികമാണ് പിന്നെക്കാണാപ്പെട്ട ഒന്നായിരുന്നു ഓടിയന്മാർ ഗർഭിണികളുടെ വയറ്റിൽ വളർന്നിരുന്ന ഒരു തകിടായിരുന്നു ഇഷ്ട്ട സാധനം ചീവീട് ഇൽ വെച്ച് പലപല ജീവികളുടെ ഇടക്കിലായിരുന്നു അവർ രാത്രി പുറത്തുവന്നിരുന്നത് ചിലപ്പോൾ ആടായും ചിലപ്പോൾ പോത്തായും അങ്ങനെ വിവിധ വേഷങ്ങളിലായി ആം ആന എന്നിവ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 ദേശമിത്രം സാഹിത്യവേദി എരിപുരം Public Library ഇൽ നിലവിൽന്നിരുന്നത് എൻ പ്രദേശത്തെ സാംസ്‌കാരിക പ്രവർത്തനങ്ങളുടെ കേന്ദ്രം ദശമിത്രം സാഹിത്യ വേദിയായിരുന്നു അങ്ങനെ നോക്കിയാൽ മാടായിപ്പറയുടെയും പയങ്ങാടി കഴിഞ്ഞും മത്തത്തെ പള്ളിക്കെ ഒപ്പിച്ച മഹിളാ ഞാളെ നാട്ടിലെ പള്ളി പള്ളിയാണ് മാടായി പള്ളി ഈ പള്ളിയിൽ നിന്നും കഷ്ടിച്ചൊരു നൂറ് Meter അപ്പുറത്താണ് ചെറിയൊരു പീടികയിൽ എൻറെ അച്ഛൻ തുണിക്കച്ചോടം നടത്തിയിരുന്നത് ഞാൻ LP ഉ School വിദ്യാർഥിയായിരുന്ന കാലത്ത് ദിവസവും വൈകുന്നേരം ഉ School വിട്ടാൽ നേരെ അച്ഛൻറെ പീടിയേലേക്ക് പോകും വീട്ടിലേക്കുള്ള അത്യാവശ്യ ചെല പലചരക്ക് സാധനങ്ങളുമായി സന്ധ്യയോടെ തിരിച്ചുവരിക കോട്ടക്കുന്ന് എന്ന് പറയുന്ന മാടായി കുന്ന് കയറിയിറങ്ങാൻ പലപ്പോഴും മടക്കം ഈ കുന്ന് കയറുമ്പോൾ കണ്ണിൽപ്പെടുന്ന വിശാലമായ വശ്വരം മുഴുവൻ മീശാൻ കല്ലുകളാണ് നു നൂറുകണക്കിനുള്ള മീശാൻ കല്ലുകൾ അതിൽ മനുഷ്യരുടെ ശവം കുഴിച്ചിട്ടിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് പയങ്ങാടിപ്പള്ളി വർഷം അഞ്ഞൂറ്റിപതിനെട്ട് നിർമ്മിക്കപ്പെട്ടത് നാല് ദിനാർ മൂന്ന് നാൾ കടകളിലാണ് മാടായിപ്പള്ളി സ്ഥാപിച്ചിരുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു പുരാതന കാലം മുതൽക്കേ വടക്കൻ കേരളത്തിൽ രൂപത്തിൽ പയങ്ങാടി മുസ്ലിങ്ങൾ ആണ് തെയ്യത്തിൻറെ എൻറെ നാടായ നഗരമേ എൻറെ പ്രയോഗം മാപ്പിള മാരെ ഉദ്ദേശിച്ചാണ് ആ പ്രയോഗം മാടായി High School എൻറെ അടുത്ത സുഹൃത്തുക്കളിൽ ചിലർ പയങ്ങാടിയിൽ ഉണ്ടായിരുന്നു ഇസ്മായിൽ ഇശാഷെരിഫ് ദിസാർ തുടങ്ങിയ പയ ചങ്ങാതിമാരിൽ ഒട്ടുമിക്കപേരെയും ഉ School കാലത്തിനു ശേഷമാണ് കണ്ടുമുട്ടിയത് എരിപുരത്തെക്കുറിച്ചുള്ള ഈ ലേഖനം ഇങ്ങനെ മാത്രമേ എയുതിയാലും എനിക്ക് മതിവരില്ല സ്വന്തം നാടിനെ കുട്ടിക്കാലത്തോടെ ചേർത്തുകളഞ്ഞ എൻറെ സ്വ LP ഉ School മാടായി LP ഉ School അതിൻറെ അറുത്തൊന്നാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പുറത്തിറക്കുന്ന സ്മരണയിൽ ഞാൻ ചേർത്തിട്ട് ഒരു കുറിപ്പെയ്‌തിട്ടുണ്ട് വലിയൊരു